അതുൽ കേൾക്കുന്നില്ലേ?

ഓഹ് ഏതമ്പലത്തിലാണ് പോയത്? ഇവിടെ കാഞ്ഞിരങ്ങാട് തന്നെ അമ്പലത്തിൽ പോയി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വന്നു.

ആഹ് പിന്നെന്തൊക്കെയുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖല്ലേ?

ഞാനിപ്പോ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് കെടക്ക്വാണ്. ഇനിയിപ്പോ വൈകുന്നേരം ഏച്ചീടെ വീട്ടിൽ പോണം കൂകോട്. ഓഹ് പോകുംല്ലേ എങ്ങിനെയാണ് പോകുന്നത്? അത് വണ്ടിയാക്കീട്ടായിരിക്കും നമ്മള് ഒരു മൂന്നാല് പേരുണ്ട് അപ്പോ വണ്ടിയാക്കി പോവ്വായിരിക്കും.

അറിയില്ല വെല്ല ടാക്സി ഓട്ടോറിക്ഷയൊക്കെ അങ്ങനെ വിളിച്ച് പോവണംന്നാ വിചാരിക്കുന്നെ അപ്പോ

നിനക്ക് ഈ ഉം ടാക്സിയിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണോ? ആഹ് ഇഷ്ടവാണ് എനിക്ക് ഏതു വാഹനത്തിലായാലും ജനലിനോട് ചേർന്ന് ഇരുന്ന് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടാണ്.

അപ്പോ ഞാനെപ്പോഴും അധികവും ആഹ് കെഎസ്ആർടിസി ബസ്സിലൊക്കെയാണ് വരാൻ ഇഷ്ടപ്പെടുന്നത് കാരണം തിരക്കില്ലാതെ സുഖമായിട്ട് വരാനുള്ള ജന ജനലരികിലിരുന്ന് കാറ്റും കൊണ്ട്

അതെ അതെ അത് നല്ല സുഖമാണല്ലോ അങ്ങനെയുള്ള യാത്രകൾ.

യാത്രയെ പറ്റി പറയാണെങ്കിൽ എന്താ പറയ്യ്വാ നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് ഒരു ഉല്ലാസം നൽകുന്ന ഒരു ഇതല്ലേ യാത്രാന്ന് പറയുന്നത്.

ആഹ് നമ്മുടെ ചിന്തകൾ എല്ലാം ഒരു ഒരാശ്വാസം നൽകും നമുക്കെല്ലാ കാര്യത്തിനും അതെ അതെ ഇപ്പോ നമ്മുടെ മനസ്സ് ഭയങ്കര എന്താ പറയ്യ്വാ ആഹ് വളരെയധികം ആഹ്

അതെ അതെ ആഹ് തീരെ ശാന്തതയില്ലാതെ കലുഷിതമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഒരാശ്വാസം നൽകുന്നുണ്ടല്ലോ. ഉം എനിക്ക് യാത്രകൾ പൊതുവേ അധികം ഇഷ്ടമല്ല.

ഏഹ് ഏഹ് എന്തുകൊണ്ടെന്ന് ചോയ്ച്ചാൽ ആഹ് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ശർദ്ദിക്കാൻ മുട്ടും. ഓഹ് അങ്ങനെ ചില പ്രയാസങ്ങൾ ആഹ് അങ്ങനെ

ഓഹ് എന്നാലും എന്നാലും എന്നാലും യാത്രകൾ എനക്ക് വളരെ ഇഷ്ടമാണ് ബട്ട് എന്നാലും എനക്ക് യാത്രകൾ ഉം പക്ഷേ പൊതുവേ യാത്രകൾ ബസ്സ് പോലുള്ളതിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ആഹ് ബൈക്കുകൾ അങ്ങെ അങ്ങനെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിലാണ്. തുറന്ന വാഹനങ്ങളിലെ യാത്രകളാണ് കൂടുതലിഷ്ടം.

ആഹ് പക്ഷേ നമ്മളിപ്പോൾ പുറത്തൊക്കെ എന്താ പറയാ കൂടുതൽ കൂടുതൽ നമ്മൾ പുറത്തൊക്കെ കൂടുതൽ ഏഹ് പു പുതിയ സംസ്കാരങ്ങളൊക്കെ തേടിയുള്ള യാത്രകളും നമ്മൾ കാണാറുണ്ടല്ലോ?

അതെല്ലാം

ആഹ് അതെല്ലാം ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു സുഖം കിട്ടുക. ഒരു ആഹ് എനക്ക് എനക്ക് എനക്ക് യാത്രയിൽ വാഹനമോടിച്ച് യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം അല്ലാതെ ബാക്കിൽ ഇരുന്നുകൊണ്ട്

യാത്രകൾ ആസ്വദിക്കുന്നതല്ല എനിക്കിഷ്ടം. ഓഹ് അത് ഒരു രസകരമായൊരു കാര്യമാണ് അതുൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യക്തികൾ സമൂഹത്തോട് കൂടുതൽ അടുക്കുന്നത് യാത്രകളിലൂടെയാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ ഉള്ള സംസ്കാരം

ഓ ഓരോ യാത്രയിലും ഓരോരോ സമൂഹ ഓരോരോ സമൂഹത്തെ കാണുകയും അവയെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ യാത്രകളും നമുക്ക് കുറേയേറെ അനുഭവങ്ങൾ തരുന്നതാണ്. ശരിയാണ് അതുൽ പറഞ്ഞത് കാരണമിപ്പോൾ കേരളത്തിലെ സംസ്കാരം ആയിരിക്കണമെന്നില്ല ജമ്മുകാശ്മീരിലേത്. അത് തികച്ചും വ്യത്യസ്തമാണ്.

നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സംസ്കാരം മായി പഠിച്ച് അതിനോട് ഇഴങ്ങി ഇഴങ്ങിച്ചേരാൻ നമ്മൾ പഠിക്കുന്നു. ഓരോ സംസ്കാരം കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ അതൊന്നും ഒരു വളരെ നല്ലൊരു കാര്യമാണ് ഇന്ത്യയിലെ ഓരോ സം ഓരോരോ സ്ഥലങ്ങളുടെയും സംസ്കാരങ്ങൾ നമുക്കറിയാനും എല്ലാം അറിയാനും ആഹ് അറിയാനും പറ്റുന്നതിൽ വളരെ അധികം ഭാഗ്യമേറിയ ഒരു കാര്യമാണ്. അതുൽ പറഞ്ഞത് ശരിയാണ് കാരണം പണ്ടൊക്കെ വിദേശത്തൊക്കെ ഈ ഉല്ലാസയാത്ര മാത്രമല്ല വിദേശത്തൊക്കെ ഒരാളും പോയാല് എത്രയോ ദിവസങ്ങൾ കപ്പലിൽ ഒക്കെ കഴിഞ്ഞാണ് പോകുന്നത് എന്നാൽ ഇപ്പോ ഒറ്റരാത്രികൊണ്ട് വിമാനത്തിൽ എത്തേണ്ട ഏതൊരാൾക്കും ഇപ്പോൾ വിമാനത്തിൽ പോകാംന്നുള്ളൊരു സ്ഥിതി വന്നല്ലോ അതുലേ. ആ അതെ അങ്ങനെ വന്നിരിക്കുന്നു. പണ്ട് ആ പണ്ടത്തെ യാത്രകളെക്കുറിച്ച് നമ്മൾ ഇപ്പൊ ഏഹ് പ എന്താ പറയാണെങ്കിൽ പണ്ട് ദൂരെ ആവശ്യത്തിനായി നമ്മുടെ രാജ്യം വിട്ട് ആ വേറെ രാജ്യങ്ങളിലേക്ക് പ്ര ജോലിയന്യോഷിച്ച് പോകുന്നവരെല്ലാം കപ്പൽ വഴിയാണ് ആ സമുദ്രമാർഗ്ഗം വഴിയാണ് പോകാറ് ഉരു എത്ത്യാലെത്തി എത്തീല്ലെങ്കി എത്തീല്ല ആഒരവസ്ഥയിലായിരുന്നു യാത്രകൾ എന്നാലിപ്പോ അങ്ങനെയല്ല ഇപ്പോൾ വിമാനത്തിൽ കേറിയാൽ ഒരു ആഹ് ഇത്ര മണി ഇത്ര മണിക്കൂറ് മാത്രം എന്നേ ഇതുള്ളൂ ഇത്ര മണിക്കൂർ മാത്രം ല്ലേ അതെല്ലാം നമ്മുടെ യാത്രാ ഇതിൽ വളരെ വലിയ ഉം തെല്ലാമാണ് യാത്രകൾ ആഹ് ആസ്വദി ആസ്വാധ ആഹ് എന്താ പറയാ നമ്മടെ മനസ്സിനെ അത് ശാന്തമാക്കും

ആകുന്നു ഒര് ഓരോരോ യാത്രകളും ഓരോരോ പുതിയൊരനുഭവങ്ങളും നമുക്ക് പകരുന്നു പകർന്നുതരുന്നു.